എപ്പഴും നമ്മുടെ നാവിൻ തുമ്പിൽ തന്നെ ഇരിക്കും അപ്പ ഈ കാട്ടുകറി അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്

അതുപോലെ ചേമ്പ് അങ്ങനെ നമുക്ക് കിട്ടുന്ന നമ്മുടെ പ്രകൃതിയോട് തന്നെ ചേർന്ന് നിക്കുന്ന സാധങ്ങൾ ഒക്കെ വെച്ചിട്ട് പെട്ടെന്നു ഒരു കറി വെക്കും. നിങ്ങളുടെ വീടിന്റെ അവിടെയൊക്കെ കൃഷിയുണ്ടോ? ആഹ് എന്റെ വീട്ടിൽ അത്യാവശ്യം എല്ലാ എല്ലാ സാധനം എല്ലാ വിധ ഐറ്റംസും ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ടു പുറത്തു നിന്നൊന്നും അധികം വാങ്ങേണ്ടി വരൂല. ആഹ് ഒന്നുമില്ലെങ്കിലും ഏർ ഇപ്പൊ lockdown ഒക്കെ വന്ന സമയത്തു പുറത്തൊന്നും ഇറങ്ങാതെ പറ്റാതെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് പറമ്പിലുള്ള ചേമ്പ് പുഴുങ്ങുകയും കാച്ചിൽ പുഴുങ്ങിയതും അതുപോലെ തന്നെ കറി വെക്കാനാണെങ്കി പയർ ഞങ്ങൾ വളർത്തുന്നുണ്ടായിരുന്നു പയർ തോരനും മെഴുക്ക് വരട്ടിയതും പിന്നെ മുരിങ്ങ ഇല അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് ചുറ്റും തന്നെ ഉണ്ടായിരുന്നു. അത് വെച്ച് നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കി കഴിക്കും ആണല്ലേ നിനക്ക് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കാൻ എനിക്ക് അങ്ങനെ പാചകം വലുതായിട്ട് അറിയത്തില്ല എന്റെ അച്ഛൻ നല്ലോണം പായസം വെക്കും എന്റെ അച്ഛന്റെ പായസം എന്നുപറഞ്ഞാൽ നാട്ടിലുള്ള എല്ലാവര്ക്കും ഇഷ്ടപെട്ടതാണ് അപ്പൊ അച്ഛൻ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പായസത്തിന് നമ്മൾ പച്ചരിയാണ് ഉപയോഗിക്കാർ. പച്ചരി വെച്ചാണ് പായസം ഉണ്ടാക്കുക അപ്പൊ പച്ചരി തേങ്ങാ പാൽ തേങ്ങാ പാൽ ഒന്ന് രണ്ടു മൂന്ന് പാലുണ്ടാവും പിന്നെ പശുവിൻ പാലുണ്ടാവും പിന്നെ ശർക്കര ഉണ്ടാവും. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക അങ്ങനെയുള്ള സാധങ്ങൾ ഒക്കെയുണ്ടാവും അപ്പ ആദ്യം നമ്മൾ അരി വേവിക്കും എന്നിട്ട് അരി ഒരു നല്ല വെന്തു വരുമ്പോൾ അറിവെന്തു വരുമ്പോൾ നമ്മൾ എന്താ അതിലോട്ട് ശർക്കര ഉരുക്കിയത് ഒഴിക്കും അതൊരുവിധം കുറുകി വരുന്ന സമയത്ത് തേങ്ങാപാലിന്റെ മൂന്നാം പാലൊഴിക്കും. പിന്നെ അതൊന്നു കുറുകി വഴുമ്പോൾ രണ്ടാം പാൽ ഒന്നാം പാൽ പിന്നെ പശുവിൻ പാൽ ഒഴിക്കും എന്നിട്ട് അതിൽ നമ്മൾ ചുക്കും ഏലക്കയും അതൊക്കെ പൊടിച്ചത് ഇടും. അതിനു ശേഷം നമ്മൾ last ഇറക്കാൻ നേരത്തു അണ്ടിപ്പരിപ്പ്, മുന്തിരിയും, തേങ്ങാകൊത്തൊക്കെ വറുത്തു ഇടും നെയ്യിൽ പിന്നെ ഏർ നിന്റെ വീട്ടിൽ എന്താ കൂടുതലും മീനൊക്കെ കിട്ടും മീൻകറി ഒക്കെ വെക്കും പിന്നെ ചേട്ടായി ഒക്കെ വരുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ ചിക്കൻ വാങ്ങും.

അപ്പൊ നീ

കടിയാക്കി കൊടുത്തു സഹായിച്ചതാ പിന്നെ അത് അമ്മ ഫുൾ എന്നെ തന്നെ അങ്ങേൽപിച്ചു. രാത്രി മാത്രം അമ്മ cook ചെയ്യൽ ആക്കി ഓ അങ്ങനെയായോ ഞാൻ വീട്ടിൽ അധികം ജോലിയൊന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ ഇങ്ങനെ തട്ടിയും മുട്ടിയുമൊക്കെ പോവുകയാണ്

ശരിക്കും നമ്മൾ പാചകം പഠിച്ചിരിക്കണം കാരണം നമ്മൾ എവിടേലും ഒന്ന് പോയിപെട്ടാൽ നമ്മുക്ക് ജീവിക്കണമെങ്കിൽ എന്തേലും തിന്നണം അപ്പോ എന്തേലും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്.

നല്ലോണം പാചകം അറിയാവുന്ന ഒരുപാട് പേരുണ്ട് എന്നാലും അവരൊക്കെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് എങ്ങനെ കഴിക്കും

അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കത്തെ ഉള്ളു. എനിക്കും ഈ പാചകം കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ നമ്മൾ യൂടുബിലും ഫേസ്ബുക്കിലും ഒരുപാട് വീഡിയോസ് വരൂലേ cooking ന്റെ അതൊക്കെ ഞാൻ നന്നായിട്ട് കണ്ടാസ്വദിക്കും പഠിപ്പിച്ചു താരാലോ ശരിക്കും പറഞ്ഞ cooking ഒക്കെ ഇപ്പൊ പണ്ട് കാലത്ത് എങ്ങനെ ചെയ്യണം cook ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പൊ നമുക്ക് ഒന്ന് ഫോൺ തുറന്നു നോക്കിയാൽ എന്ത് വേണമെങ്കിലും നമുക്ക് യൂട്യൂബിൽ കിട്ടും അപ്പൊ

എന്ത് വേണമെങ്കിലും അടിച്ചു കൊടുത്ത മതി അത് തന്നെ പണ്ടൊക്കെ വീട്ടുകാർ എന്റെ അമ്മയൊക്കെ പാചകം കല്യാണം കഴിച്ചു പോയപ്പോൾ എന്താ അമ്മേനെ വിളിച്ചു ചോയ്ക്കലായിരുന്നു എങ്ങനെ cook ചെയ്യണം, അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ അടുത്ത് ചോയ്ക്കൽ ഒക്കെയായിരുന്നു ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് just ഒന്ന് ഗൂഗിൾ ചെയ്‌താൽ കിട്ടാവുന്നതേ ഉള്ളു എല്ലാം അതെ ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് എന്ത് വേണോ നീ ഇനി cooking ഒക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ആഹ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിന്നെ ആരാ പഠിപ്പിച്ചത് നീയെങ്ങനെ പഠിച്ചത്?

പാചകമാകുമ്പോൾ നമ്മൾ ചെയ്താണല്ലേ പഠിക്കുന്നത് ആഹ് ഓരോന്ന് ചെയ്തു തെറ്റ് വരുമ്പോഴല്ലേ ഓരോന്ന് പഠിക്കുക ഓരോ പാഠങ്ങൾ അതുപോലെ തന്നെ പാചകവും ചെയ്തു ചെയ്തു പഠിക്കുക. ചെയ്തു ചെയ്തേ പഠിക്കാൻ പറ്റുകയുള്ളു അപ്പൊ ചെയ്തോളു അതെ നീ ഇനി വരുമ്പോൾ എനിക്ക് കുറച്ചു special ആയിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന കാര്യങ്ങൾ ഒക്കെ എന്നേം കൂടി പഠിപ്പിച്ചു പിന്നെ പഠിപ്പിച്ചു തരാലോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പഠിപ്പിച്ചു തരും. variety ആയിട്ട് ഞാൻ പായസം വെക്കും നല്ല പായസം വെക്കും.

ഞാൻ പറഞ്ഞു തന്നില്ലേ അത് തന്നെ അരിപ്പായസം വെക്കും.

സേമിയ പായസം വെക്കും പിന്നെ പാൽപായസം വെക്കോ? പാൽപായസം ഞാൻ ഇത് വരെ വെച്ചിട്ടില്ല. ഇതൊക്കെ വെച്ച് പഠിക്കണ്ടേ എപ്പോഴും ഒരേ പായസം തന്നെ ആവുമ്പോൾ bore ആവില്ലേ ഇനി നീ പാൽപായസം പാൽ പായസത്തിന് വല്യ പണി ഒന്നുമില്ല നമുക്ക് അറിയ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എന്നാലും മടിയാണല്ലോ നമുക്കെല്ലാവർക്കും ഉള്ള പ്രധാന പ്രശ്നം. നീ ഇത്രയും പാചകം പഠിച്ച സ്ഥിതിക്ക് നീ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് അമ്മ എന്നെകൊണ്ട് പായസം വെക്കാനാണെങ്കിലും ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ചക്കയും വാഴക്കൊലയോക്കെയുണ്ട് അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒന്നും വാങ്ങലോന്നുമില്ല ചിപ്സ് എനിക്ക് എവിടെയെങ്കിലും പോണമെങ്കിൽ ചിപ്സ് ഹോസ്റ്റലിൽ പോകുമ്പോൾ ചിപ്സ് ഒക്കെ ആക്കിത്തന്നിരുന്നത് അമ്മയായിരുന്നു ഇപ്പൊ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോ അമ്മ ഇപ്പൊ പറയും നീ ചെയ്താലേ അത് ആവൂള് അതുകൊണ്ട് നീ തന്നെ ചെയ്ത മതി എന്നൊക്കെ പറയും. ഒരുകണക്കിന് അത് എനിക്ക് തന്നെ പണിയായി വരുന്നുണ്ട്. അതാ പാചകം ഒരു പണിയാ ശരിക്കും അമ്മമാരെയൊക്കെ നമ്മൾ ഏർ ശരിക്കും നമ്മൾ അവരോട് നന്ദി പറയണം കാരണം ഓരോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിന് അനുസരിച്ചു അത്അതുചെയ്തു കഴിഞ്ഞാലേ നമ്മുക്കത്തിന്റെ കഷ്ടപ്പാട് മനസിലാവൂള് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ചു cook ചെയ്തു കൊടുക്കുന്നതും അത് എന്തേലും ഒരു ഇപ്പൊ എരിവ് എന്തേലും കൂടിയാല അത് പ്രശ്നം ഇപ്പ നമ്മൾ അത് അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്താലേ അത്

അതെ കാരണം പാചകം കണ്ടോണ്ടിരിക്കാൻ എളുപ്പമാണ് പക്ഷെ അത് എന്താ അത് ചെയ്തുനോക്കുമ്പോഴാണ് ഇപ്പൊ ആണ്കുട്ടികളൊക്കെ ഇഷ്ടംപോലെ cooking ഒക്കെ ഇറങ്ങുന്നുണ്ട്. നമുക്ക് യൂട്യൂബ് എടുത്താലും അതുപോലെതന്നെ തട്ടുകടയിലൊക്കെ ഇപ്പൊ കൂടുതൽ ആൺകുട്ടികൾ ഒക്കെ അവർ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഒക്കെ കൊണ്ടുവരുന്നു അതുപോലെ വലിയ വലിയ ഹോട്ടലിൽ ഒക്കെ cook ചെയ്യുന്നത്. hotel management course അങ്ങനെ ഒക്കെ പഠിച്ചിട്ട് chef ആവുന്നത് കൂടുതൽ ആൺകുട്ടികളാണ്. അതെ അതെ തട്ടുകടയിലൊക്കെ എന്താ അവർക്ക് നല്ല കച്ചവടം അല്ല?

ആഹ് നമ്മൾ കമ്പ്യൂട്ടറിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല പൈസ എന്റെ വീടിന്റെ അടുത്ത് ഒരു തട്ടുകടയുണ്ട് ek catering എന്ന് പറഞ്ഞു അവർ catering ചെയ്യും. വൈകുന്നേരം ആവുമ്പോൾ അവർ മൂന്ന് മണിക്ക് പോവും ഒരു തട്ടുകടയിൽ അത് അവർ ഒരു പത്തു പതിനൊന്നു മണി വരെ നിൽക്കും. അതോടെ അവരുടെ കച്ചവടം ഫുൾ തീരും ഒരു ദിവസം ഒരു അന്പത്തിനായിരത്തിന് അടുത്ത് അവർ കച്ചവടം ചെയ്യുന്നുണ്ട് സാധനത്തിന്റെ എല്ലാം കൂടെ വന്നാലും അവർക്ക് നല്ല ലാഭം ഇതിലൂടെ കിട്ടുന്നുണ്ട്. അതെ അതെ അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവര്ക്കും പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ ആണെല്ലോ കൂടുതൽ ഇഷ്ടം.

അത് തന്നെ ഇപ്പൊ നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന്

അതെ അതെ പാചകം എന്നുപറഞ്ഞാൽ നമ്മൾ അത്രയും നിസാരമായി

ആഹ് അപ്പൊ ശരി ഞാൻ ഇനി cooking ഒക്കെ പഠിക്കാൻ ശ്രമിക്കാം ശരി.

നല്ല വർത്തമാനം എന്തൊക്കെ നിങ്ങളുടെ വർത്തമാനം? കുഴപ്പമൊന്നുമില്ല സുഖം തന്നെ

നിങ്ങള് കുടുംബശ്രീയിൽ നിങ്ങളുടെ നാട്ടിൽ കുടുംബശ്രീ ഉണ്ടോ അതിൽ നിങ്ങൾ അംഗം ആണോ? അതെ കുടുംബശ്രീയുണ്ട് കുടുംബശ്രീയിൽ അംഗം ആണ് നിങ്ങളുടെ നാട്ടിലും ഉണ്ടോ നിങ്ങളുടെ നാട്ടിലും കുടുംബശ്രീ ഉണ്ടോ?

നിങ്ങളുടെ കുടുംബശ്രീയിൽ ആഴ്ചയിൽ ഒരുമിച്ച് കൂടിയിട്ടില്ലെങ്കിൽ ഫൈൻ അടക്കേണ്ടി വരുന്നുണ്ടോ? ആഹ് അതെ ടൈം വൈകിവന്നാലും ഫൈൻ ഉണ്ട്. വരാതിരുന്നാലും ഹോസ്പിറ്റൽ കേസ് അങ്ങനെ വരാൻ പറ്റാത്തെ സിറ്റുവേഷനിൽ ആണെങ്കിൽ പ്രശ്നം ഇല്ല വെറുതെ വീട്ടിലിരുന്നാൽ ഫൈൻ അടക്കണം.

ടൈം വൈകി വന്നാൽ അടക്കണം എന്നും വൈകുന്നേരം അഞ്ചുമണിക്കാണ് ഉണ്ടാവാറ് അത് അഞ്ചേ കാൽ ആയാൽ ഫൈൻ അടക്കണം പത്ത് രൂപ ആഹ് ഞങ്ങൾക്ക് അത്രോം ഇല്ല ഫൈനും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല ഇപ്പോൾ ഒരു മാസം ആയിട്ട് ഒരു മാസം കൊണ്ട് നമ്മടെ ഇരുന്നൂറ് രൂപാ അൻപത് രൂപാ വെച്ച് ഒരു മാസം കൊണ്ട് ഇരുന്നൂറ് രൂപ അടച്ചിട്ടില്ലെങ്കിൽ പത്ത് രൂപ കൊടുക്കണം അല്ലാതെ ആഴ്ചയിൽ വൈകി ചെന്നാലോ

അതിന്റെ പുറത്തൊന്നും ആരും വായ്‌പ്പാ എടുത്തിട്ടില്ല എല്ലാവരും വായ്‌പ്പാ എടുത്താലും സമയങ്ങളിൽ തന്നെ തിരിച്ചടക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബശ്രീയിൽ ആഹ് പറഞ്ഞോളൂ നിങ്ങളുടെ കുടുംബശ്രീയിൽ എത്ര അംഗങ്ങൾ ഉണ്ട്? പതിനെട്ട് നിങ്ങളുടെ കുടുംബശ്രീയിലോ?

എത്ര മാസം ആയി തുടങ്ങിയിട്ട്? രണ്ട് വർഷം കഴിഞ്ഞു ഫെബ്രുവരിക്ക് രണ്ടുവർഷം കഴിഞ്ഞു ഫെബ്രുവരിക്ക് രണ്ട് വർഷം കഴിഞ്ഞ ആഹ് നിങ്ങള് മാസത്തിലാണോ കുടുംബശ്രീ അതോ ആഴ്ചയിലാണോ? ആഴ്ചയിൽ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടും നിങ്ങൾ മാസത്തിലാണോ ഒരുമിക്കാറ്? അല്ല ആഴ്ചയിൽ എല്ലാ ആഴ്ചയും കൂടും നിങ്ങൾ എത്ര സംഖ്യ അടക്കുന്നുണ്ട്? അൻപത് രൂപ നിങ്ങളോ? ഞങ്ങളും അൻപത് രൂപാ വെച്ച് അടക്കുന്നുണ്ട്. ഇപ്പൊ എത്രയായി നിങ്ങൾ കുടുംബശ്രീയിൽ അയ്യായിരത്തി എണ്ണൂറ് നിങ്ങൾക്കോ? അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് നിങ്ങൾക്ക് കുടുംബശ്രീ കൊണ്ട് വല്ല ഉപകാരങ്ങളും ഉണ്ടായിട്ടുണ്ടോ? കുടുംബശ്രീ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ തുടങ്ങിയിട്ടേ ഒള്ളു ഇപ്പോൾ ലോൺ എടുക്കാൻ സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അത്യാവശ്യത്തിന് വായ്‌പ്പാ എടുക്കാൻ പറ്റാറുണ്ട് ലോണിന് പാസ്സ് ആയിട്ടുണ്ട് ആഹ് ലോൺ എടുക്കാൻ എല്ലാരും തയ്യാറായിരുന്നു പിന്നെ ലോൺ എടുക്കണ്ട സാഹചര്യം വന്നപ്പോ എല്ലാരും ആദ്യം എല്ലാവര്ക്കും ആവിശ്യം ആയിരുന്നു അതുകൊണ്ടാണ് ലോണിന് അപേക്ഷിച്ചത് പിന്നെ എടുത്ത് ലോൺ പാസ്സ് ആയപ്പോൾ എല്ലാർക്കും വേണ്ട പകുതി ആൾക്ക് മതി പിന്നെ അതുകഴിഞ്ഞ് വന്നപ്പോ പിന്നെ കൊറച്ചാൾക്ക് മതി അങ്ങനെ ആയപ്പോ പിന്നെ ലോൺ എടുക്കാനില്ലാതെ അത് ക്യാൻസൽ ചെയ്തു ഞങ്ങളുടെ കുടുംബശ്രീയിൽ എനിക്കും നല്ല ഉപകാരങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചെറിയ തോതിൽ ഒക്കെ ചെറിയ സംഖ്യ ഒക്കെ ആയി പതിനായിരം വായ്പ എടുത്തു നമ്മടെ കയ്യിൽ ഉള്ളത്തിനനുസരിച് അടച്ചുകൊടുത്താൽ മതിയായിരുന്നു. പിന്നെ ഞങ്ങടെ കുടുംബശ്രീയിൽ കുറെ ഇപ്പൊ ഒരു ലോൺ എടുത്തു അത് അൻപതിനായിരം രൂപാ വെച്ച് എട്ട് പേര് എടുത്തിട്ടുണ്ട് അത് അവർക്ക് മാസതവണകൾ ആയി അടച്ചുകൊടുത്താൽ മതി. കുടുംബശ്രീ ഉണ്ടായതുകൊണ്ട് നമ്മടെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഒക്കെ നടന്നുപോകുന്നു ബുദ്ധിമുട്ടുകൾക്കൊക്കെ ആവിശ്യങ്ങൾക്കൊക്കെ പണം ചോദിച്ചാൽ കിട്ടാറുണ്ടോ? ഉണ്ട് ഉണ്ട് ഞാനും ഒരുപാട് പ്രാവിശ്യം വായ്‌പ്പാ എടുത്തിട്ടുണ്ട് അയ്യായിരം രൂപ ആയിട്ടും പതിനായിരം രൂപാ ആയിട്ടും ഒക്കെ

ലോണൊക്കെ എടുക്കാൻ വേണ്ടിട്ട് സഹായിച്ചിട്ടുണ്ട് ADS ഉം CDS ഉം അവിടെ മീറ്റിംഗ് ഉണ്ടാകാറുണ്ട് മാസത്തിൽ ഞങ്ങൾക്കും സഹായങ്ങൾ ലഭിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ ഞാൻ അറിയുന്ന വേറെ കുടുംബശ്രീ യൂണിറ്റുകളിൽ പഞ്ചായത്തിൽ നിന്നും ഓരോ വ്യക്തിക്ക് പതിനായിരം രൂപാ വെച്ച് ലഭിച്ചു. ഇനി ഞങ്ങൾക്കും ലഭിക്കുമെന്ന പറഞ്ഞിട്ടുണ്ട്

ഇല്ല പറഞ്ഞിട്ടില്ല നിങ്ങളുടെ, നിങ്ങളുടെ നാട്ടിലെ മെമ്പർ ഇതിനെ കുറിച്ച് സഹകരിക്കാറുണ്ടോ? കുടുംബശ്രീ തുടങ്ങിയപ്പോ വന്നിട്ടുണ്ടായിരുന്നു ഇടക്ക് വരാറുണ്ട് ചോയിക്കാറുണ്ട് അവരാണ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് കുടുംബശ്രീ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ടൈമിന് വരുക എല്ലാ ആഴ്ചയിലും എല്ലാ എല്ലാവരും വരാൻ നോക്കുക പിന്നെ വരാത്തത് ഇങ്ങനെ ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കാരണാണ് വരാതിരിക്കുന്നതെങ്കിൽ ഫൈൻ മേടിക്കണ്ട അല്ലാതെ വിരുന്ന് പോയിട്ടു വേറെ വല്ല ഇതോ ആണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഫൈൻ വെക്കണം എന്നാലേ കറക്റ്റ് ആയിട്ട് വരുള്ളൂ അതിന് വേണ്ടീട്ടാണ് ഈ ഫൈൻ വെക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഫൈൻ വെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിലെ കുടുംബശ്രീ കൂടിയപ്പോൾ തന്നെ മെമ്പർ ആണ് ഞങ്ങളെ കുടുംബശ്രീക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചത് ഞങ്ങൾക്കും താല്പര്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ മെമ്പർ വന്നു ഇതിന് പ്രോത്സാഹിപ്പിച്ചു അവരുടെ അതിലേക്കുള്ള മെമ്പർമാരെ ഒക്കെ തെരഞ്ഞെടുത്തു പ്രഡിഡന്റ്, സെക്രെട്ടറി, ജോയിന്റ് സെക്രെട്ടറിമാർ അവരൊക്കെ ഞങ്ങളുടെ മെമ്പർ തന്നെ തെരഞ്ഞെടുത്തു അതിലേക്ക് വേണ്ട നിർദേശങ്ങളും കാര്യങ്ങളൊക്കെ അവരുതന്നെ പറഞ്ഞുതന്നു. ഞങ്ങളുടെ നാട്ടിലെ മെമ്പർ ഞങ്ങൾക്ക് ഇതുനുവേണ്ടി നല്ല സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരെ അറിയിക്കാനും പറഞ്ഞു. നിങ്ങളുടെ അത് കുടുംബശ്രീയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി എന്തുണ്ടെങ്കിലും പറയാനും ചോദിക്കാനും മടിക്കേണ്ട എന്താവശ്യത്തിനും വിളിക്കാനും മടിക്കേണ്ട അവരുടെ കുടുംബശ്രീ പതിനഞ്ച് വർഷം ആയി തുടങ്ങിട്ട്

കർശന തീരുമാനം എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാസത്തിൽ മാസവരുമാനം എല്ലാ മാസത്തിലും എടുക്കാറുണ്ടോ? ഒരു മാസത്തിൽ പത്ത് രൂപ വീതം വെച്ച് ഞങ്ങൾ എടുക്കാറുണ്ട് അത് ഈ പഞ്ചായത്തിൽ പോകാതെ ബാങ്കിൽ പോകാൻ അങ്ങനത്തെയൊക്കെ ആവിശ്യങ്ങൾക്ക് വേണ്ടിട്ട് എടുക്കാറുണ്ട് പത്ത് രൂപ വെച്ച് ഒരു മാസത്തിൽ

കറക്റ്റിൽ അൻപത് രൂപ വെച്ച് എല്ലാവരും കൊടുക്കും പ്രശ്നങ്ങൾ ഒന്നുല്ലാതെ അത് നടന്ന് പോകുന്നുണ്ട് അത് ആവിശ്യം ഉണ്ടെങ്കിൽ മാത്രേ ഞങ്ങൾ പിരിക്കാറുള്ളു അല്ലാതെ മാസത്തിൽ തവണകളായി ഞങ്ങൾക്ക് അടക്കേണ്ട ആവിശ്യം വരുന്നില്ല.

അടക്കാതെ എടുത്താൽ തിരിച്ചടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എടുക്കുവാണെങ്കിലും നാല് ലക്ഷം ആണ് പാസ് ആയത് അതെടുക്കാണെങ്കിൽ എല്ലാവരും എടുക്കണം അപ്പൊ അതുകൊണ്ട് ക്യാൻസൽ ചെയ്തു അപ്പൊ പിന്നെ മുപ്പതിനായിരം ഒരാളിപ്പോ വായ്‌പ്പാ എടുത്തിട്ടുണ്ട് അത് ആറുമാസം കൊണ്ട് തിരിച്ചടക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതിനിടയിൽ വേറെ ആർക്കെങ്കിലും അത്യാവശ്യം വരുകയാണെങ്കിൽ അപ്പൊ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിന് മുൻപ് എടുത്തിട്ടുള്ളവളും ആരും അടച്ചിട്ടില്ല തിരിച്ചടച്ചിട്ടില്ല. മുപ്പതിനായിരം രൂപായൊക്കെ നിങ്ങളുടെ കുടുംബശ്രീയിൽ വായ്പ എടുക്കാറുണ്ടോ? ഇപ്പോൾ ലോൺ പാസ് ആയപ്പോ എടുക്കാത്തതുകൊണ്ട് അവർക്ക് അത്യാവശ്യം ആരുന്നു അവർക്ക് മാത്രമാണ് അത്യാവശ്യം ഉണ്ടായിരുന്നത് അപ്പൊ അൻപതിനായിരം ഒരു ലക്ഷം എടുക്കണം എന്നാണ് പറഞ്ഞെ രണ്ടാളത് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ എടുക്കാത്തത് കൊണ്ട് അങ്ങനെ അപ്പൊ ലാസ്‌റ് അങ്ങനെ കൊടുക്കാന്ന് തീരുമാനിച്ചു കുടുംബശ്രീയിലെ എല്ലാ അംഗങ്ങളും തിരുമാനിച്ചിട്ടാണ് അങ്ങനെ ഒരിതിൽ എത്തിയത് ലാസ്‌റ് തീരുമാനം അങ്ങനെ ആയത് മുപ്പതിനായിരം രൂപാ ആദ്യായിട്ട് എടുക്കുവാണ് അത് ഇതുവരെ ആരും എടുത്തിട്ടില്ല നിങ്ങടെ നാട്ടിൽ നിങ്ങൾ അറിയുന്ന വേറെ കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ടോ? ഞങ്ങടെ നാട്ടിൽ ഞാൻ അറിയുന്ന മൂന്ന് കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ട് അവരൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഒക്കെ

അങ്ങനെ സഹായങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചാൽ പ്രസിഡന്റും സെക്രട്ടറിയും ഏഡിസ് അവർ മീറ്റിംഗിനും അതിനും പോകാറുണ്ട് അല്ലാതെ ഞങ്ങൾ എല്ലാവരുമായിട്ടുള്ള ഇതില്ലാ വേറെ കുടുംബശ്രീക്കാർ അതിൽ ഇല്ല അറിവിലും ഇല്ല പറയുന്നത് കേട്ടിട്ടുണ്ട് അവരെക്കുറിച്ച് ഒന്നുമറിയില്ല ഒരു എത്ര വര്ഷം പതിനഞ്ച് വർഷം ഒക്കെ ആയവർ ആണ് ഞങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ട് രണ്ട് വർഷേ ആയിട്ടുള്ളു

ഞങ്ങൾ അങ്ങനെ എല്ലാ ആഴ്ചയിലും അൻപത് രൂപാ അടയ്ക്കുന്നതിന് പുറത്ത് ഒരു മാസത്തിൽ എല്ലാവരും പത്ത് രൂപാ വെച്ച് എടുക്കാറുണ്ട്. അതാ ഇപ്പൊ എന്തെങ്കിലും പെട്ടന്ന് ഒരാവിശ്യം വരുവാണെന്നുണ്ടെങ്കിൽ

അതെ ഞങ്ങൾ കുടുംബശ്രീയിൽ നിന്ന് വായ്‌പ്പാ എടുക്കാനും ബാങ്കിലേക്കൊക്കെ നിങ്ങളുടെ കുടുംബശ്രീയിൽ നിന്ന് ആരാണ് പോവാർ? പൈസ അത്യാവശ്യം ആണെങ്കിൽ ബാങ്കിൽ പോയെടുക്കേണ്ടി വന്നാൽ അത് ചെക്ക് കൊടുത്തയക്കാറാണ് ചെയ്യാറ് ആവിശ്യം ഉള്ളവർ പോയെടുക്കാറാണ് ചെയ്യാറ് അല്ലാത്ത ആവിശ്യത്തിന് സെക്രട്ടറി ആണ് അതികം പോകാറ് പ്രസിഡന്റും

ഞങ്ങളുടെ ഇപ്പൊ ലാസ്‌റ് എടുത്തത് ആയിരം രൂപയാണ് അതിൽ ഇരുപതിനായിരം രൂപ ബാങ്കിൽ പോയിട്ടാണ് എടുത്തിട്ടുള്ളത് ബാക്കി ഉള്ളത് അവിടെ കുടുംബശ്രീയിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബശ്രീയിൽ കയ്യിൽ വെക്കാറില്ല ഒരു അഞ്ച് രൂപ അതില്കൂടുതൽ ഞങ്ങടെ കുടുബശ്രീയിൽ പണം എഴുതി വെക്കാറില്ല ബാങ്കിൽ കൊണ്ടോയി നിക്ഷേപിക്കാറാണ് ചെയ്യാറ്.

നിങ്ങളുടെ കുടുംബശ്രീയിൽ ലോൺ വായ്പ എടുക്കുന്നതിന് ആരെങ്കിലും എതിർ നടന്നിട്ടുണ്ടോ ഇതുവരെ? ഇല്ല വായ്പ എടുക്കുന്നതിൽ എതിർ നിന്നിട്ടില്ല വായ്പ എടുത്തത് തിരിച്ചടക്കാത്തത് കൊണ്ട് എല്ലാവരും പ്രതികരിച്ചിട്ടുണ്ട് എന്താണ് തിരിച്ചടക്കാത്തത് എന്തെ എന്തുകൊണ്ടാണ് അടക്കാത്തത് ഇത്രയും വൈകാൻ പാടില്ല അങ്ങനെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങടെ കുടുംബശ്രീയിലും അങ്ങനെ തന്നെ ആണ് പിന്നെ വേറെ നിങ്ങളുടെ കുടുംബശ്രീയെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞങ്ങളുടെ കുടുംബശ്രീ കുഴപ്പം ഇല്ലാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ കുടുംബശ്രീയിലും കുഴപ്പമൊന്നുമില്ല നല്ല തൃപ്തികരമായ രീതിയിൽ തന്നെ നടന്നു പോകുന്നു. ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കോ? അതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒക്കെ ഒരു കുടുംബശ്രീയിലോ

ആഹ് ശെരി okay hello ആട ട അനസെ നീ എവിടെ ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനായിട്ട് നിന്റടുത് ഒരു കാര്യം ചോയിക്കാനാണ്

അഹ് food ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങൾ ണ്ടോ ഇവിടെ എടാ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് നല്ല food കിട്ടണ ഒരുപാട് സ്ഥലങ്ങളുണ്ട്

അപ്പോ അവിടെ stay ചെയ്യാന്നൊക്കെ വെച്ചിട്ടാ നിക്കണ അപ്പോ നല്ല food ഏതൊക്കെയാ food ന്ന് പറയുമ്പോ എടാ നീ എന്താണ് vegetarian ആണോ അതോ non vegetarian ആണോ

non veg ആവുമ്പോ ഒരുപാടുണ്ടെടാ ഒരുപാട് restaurants ഏർ എല്ലാവടത്തും നല്ല food ന്നെയാണ് മലപ്പുറം ആണല്ലോ എടാ നിനക്ക് എങ്ങനത്തെ food ആണ് ഇഷ്ടം എനിക്ക് ഈ ബിരിയാണി അൽഫാം അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ